നല്ലത് തന്നെയാടാ. എന്താണ് പിന്നെ മൊത്തത്തില് കാര്യങ്ങളൊക്കെ അവസ്ഥക്കോ എങ്ങനെയാണ്? കുടുംബത്തിന്റെയും, വീട്ടുകാരെയും, നാട്ടുകാരെക്കെ അവസ്ഥ എന്താ?

ആഹ് പിന്നെ ഇന്റെ പെങ്ങള് എങ്ങനെയാ? പഠിച്ച് കഴിഞ്ഞോ? എന്താ അവസ്ഥ?

ആഹ് ഇക്കാലത്ത് ഞാൻ പറയാൻ കാരണം വേറൊന്നല്ല, ഇക്കാലത്ത് ഏറ്റവും കൂടുതല് നമ്മള് പരസ്പരം സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ മക്കളെ. അല്ലേ നമ്മടെ പെങ്ങളെ എന് തീർച്ചയായും ഞമ്മള് നമ്മുടെ രക്ഷിതാക്കൾക്ക് ശേക്ഷം അവർക്കൊരു രക്ഷിതാവായി നിക്കേണ്ടത് നമ്മള് തന്നെയാ സഹോദരന്മാരാ.

എഹ് തീർച്ചയായും പൊതുവേ ഈ രക്ഷിതാക്കള് ആൺകുട്ടികളെ ശ്രദ്ധിക്കാറില്ല. ആൺകുട്ടികള് അവരെല്ലാരും നേരെ ചെയ്യും അങ്ങനാണ് അതായത് പൊറത്തേക്ക് പോകുമ്പോ കോളേജിലേക്ക് പോകുമ്പോ അവരെ കൂടുതൽ ശ്രദ്ധിക്കല് പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നതുപ്പോലെ

ആൺകുട്ടികളെ ശ്രദ്ധിക്കല് വളരെ കൊറവായിരിക്കും. പൊതുവെ ആൺകുട്ടി ആണെങ്കി കൊറവ് അതെന്നെ ആഹ് പൊതുവെ നമ്മടെ കേരളത്തിലെ അവസ്ഥ വച്ച് നോക്കാണെങ്കി ആൺകുട്ടികളെയാണ് എന്താണ് അവര് അത്ര കെയറ് ചെയ്യാത്തത് അല്ലേ? ഉം അതായത് അവര് എന്തും ചെയ്യൂല്ലാന്നുള്ളൊരു വിശ്വാസാണ് മാതാപിതാക്കള് അവരെ വിശ്വസിച്ചിട്ട് പെൺകുട്ടികള് എന്തെങ്കിലും തെറ്റിലേക്ക് പോവോന്നുള്ളൊരു ഇത് ഭയം ആൺകുട്ടികളിലുള്ളൊരു വിശ്വാസാണ് ഈ പൊതുവെ ഇപ്പൊ

ഉടലെടുക്കേണ്ടത് അല്ലെങ്കി സംസ്കാരം മുന്നോട്ട് പോവേണ്ടത്. ആ നിലക്ക് നമ്മളധികം കെയറ് ചെയ്യേണ്ടത് പെണ്ണിനെ തന്നെ അല്ലേന്നാണ്‌ എന്റെ ഒരു ധാരണ. കാരണം പെണ്ണ് മോശായെങ്കി എന്താവും മൊത്തം മോശാവൂന്നാണ്‌ അല്ലെ അങ്ങനെ അല്ലെ? അതൊക്കെ ശരിയാണ് പക്ഷെ രണ്ടാളുകളും ശ്രദ്ധിക്കണം ഞാൻ ഇപ്പൊ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊരു റീൽസ് കണ്ടു അതായത് ഒരു ചെറിയ കുട്ടി എൽ കെ ജി ല് പഠിക്കുന്നൊരു കുട്ടീ അമ്മയോട് പറയാ എന്തേ എനിക്കൊരു എന്ത് ലവ് ലൗവറുണ്ട്

സ്കൂളില് അതായത് എൽ കെ ജി പഠിക്കുന്ന കുട്ടി അങ്ങനെ പറയുമ്പോ എന്താ പേടിക്കുന്നെ നീ കണ്ടിട്ടുണ്ടാവായിരിക്കും. അപ്പൊ ആ അമ്മ ആ കുട്ടിയെ ഇങ്ങനെ ഒന്നിച്ച്‌ കൂട്ടീട്ട് തന്നെ എന്താക്കും ആരാണ് ആ കുട്ടി എന്താണെന്നൊക്കെ ചോയിച്ചിട്ട് ഇതാക്കും

അതായത് രണ്ട് പെൺകുട്ടികളെന്നല്ല രണ്ട് കൂട്ടര് രണ്ട് ആൺകുട്ടി ആയാലും, പെൺകുട്ടി ആയാലും രണ്ടാളേം ഒരുപോലെ എന്ത് കൊണ്ടുപോവണം അതായത് എല്ലാ ദിവസവും അവരോട് കാര്യങ്ങള് അന്വേഷിക്കണം ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും

അതായത് അവർക്ക് ഒരു തോ ബോധം വരണം ഞമ്മളോടെല്ലാം ഞമ്മള് മാതാപിതാക്കള് ഒര് ഒരു പാരന്റിങിന് പുറമെ ഒരു ഫ്രണ്ട്സുന്നുള്ളൊരു നിലക്ക് അതായത് ഇനീപ്പോ ഫ്രണ്ട്സ് ആവുമ്പൊ നമ്മ എല്ലാം തുറന്ന് പറയും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് പറയും പക്ഷെ രക്ഷിതാക്കളാണെങ്കില്

ഒന്നെങ്കില് അവരിങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഇല്ലാതെ നമ്മളങ്ങോട്ട് തൊറന്ന് പറയാ കൊറവായിരിക്കും. ആഹ് അത് ശരിയാണ് ഇപ്രാവശ്യം ഈ അതായത് അധികം കൗൺസിലിങ്ങൊക്കെ പറയുന്ന കേക്കാലോ. മാനസികനില തെറ്റുന്ന അല്ലെങ്കി മാനസികമായ പിരിമുറക്കം ഉണ്ടാകുന്ന വച്ചാല് ഒന്ന് മാതാപിതാക്കളുമായൊരു അകൽച്ച. കാരണം അധികം മക്കളെന്താകണം തൊറന്ന് പറയിലിലൂടെന്നെയാണ് മാതാപിതാക്കളില് മാതാപിതാക്കളോട് തൊറന്ന് പറയിലിലൂടെ തന്നെയാണ് അവരെ ഒരു മാനസികമായൊരു സംതൃപ്തി ഉണ്ടാവുക. ഏഹ് അല്ലെ അത് അങ്ങനെ തന്നെയല്ലേ ഏയ് കുട്ടികളോട് ഈ കാലത്തുള്ള ജനറേഷൻ അതായത് ഇനി വരുന്ന ജനറേഷന് അതായത് ഇത്രക്കും പാരന്റിങിനെ കുറിച്ചിട്ട് അവബോധമുണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. ആഹ് അതെന്നെ അതായത് ഞാൻ പറയുന്നെ പാരന്റിങ് ഇല്ലാണ്ട് അതായത് ഒരുപാട് കൊലപാതങ്ങള് ഒരുപാട് ഒളിച്ചോട്ടങ്ങള് ഏഹ് മരണങ്ങള് ആത്മഹത്യകളൊക്കെ നടക്കുന്നത് ഇതേ കാരണം കൊണ്ടാണ്. തീർച്ചയായും പാരന്റിങിന്റെ കൊറവാണ്. അതായത് ഇനി വരുന്ന സിലബസുകളിൽ പാരന്റിങിനെ പറ്റിയുള്ള കാര്യങ്ങള് അതെല്ലാം ഉൾപ്പെടുത്തണംന്നാണ് എനിക്ക് പറയാനുള്ളത്.

ആഹ് അതെന്നെ അത് കാരണം ഇനി നമ്മളിലുള്ള വിദ്യാഭാസത്തില് എന്താകണം എല്ലാരും അച്ഛനും അമ്മയും ആവാനുള്ളതാണ് അപ്പൊ ഇനിയുള്ള വിദ്യാഭാസത്തില് ഈ പാരന്റിങ് രക്ഷാകര്‍തൃത്വം കൂടി എന്താക്കണം ചേർക്കണംന്നാണ് എന്റെ അഭിപ്രായം. എന്റേം അത് തന്നെയാ അഭിപ്രായം അതായത് പണ്ടത്തെ മാതാപിതാക്കള്‍ എന്നുള്ളത് ഞമ്മള് ഇപ്പൊ ഉള്ള മാതാപിതാക്കള് അവർക്ക് അവരുടെ അച്ചന്മാരും കാര്യങ്ങളൊക്കെ എങ്ങ് എങ്ങനെയാണ് അവരുടെ രക്ഷാകര്‍തൃത്വം നിർവഹിച്ചതെന്നറിയാം, പക്ഷെ ഈ വരുന്ന ജനറേഷൻ അതായത് നമ്മളെ എയിജിലുള്ള ജനറേഷന് അത് അയിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. അഹ് അഹ് അതെ എന്തായാലും അല്ലെ നമ്മളെ മക്കളെയൊക്കെ നമ്മള് സൂക്ഷിക്കേണ്ടതുണ്ട്. ആഹ് പെങ്ങന്മാരെ നമ്മളെ വീട്ടുകാരായാലും നമ്മളൊരു രക്ഷാകര്‍തൃത്വ പദവിയിലേക്കെത്തേണ്ടതുണ്ട്.

നമ്മള് നമ്മളൊരു അതിനായിട്ടൊരു സമയം കണ്ടെത്തണം ഇല്ലെങ്കില് അതിനായിട്ടുള്ളൊരു സമയം നമ്മള് മാറ്റിവയ്ക്കണം നമ്മളുടെ മക്കളോടൊപ്പം ചെലവഴിക്കാൻ. എന്നാല് അതെ നമ്മളിനി ആഹ് നമ്മുടെ ചുറ്റുഭാഗത്തെ നമ്മള് സംരക്ഷിക്കണം അങ്ങനെ ഓരോരോ ആളെ സംരക്ഷിക്കുമ്പോ നമ്മളെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും. തീർച്ചയായും ഞമ്മ ആദ്യം ഞമ്മടെ കടമ തീർക്കാ പിന്നാണ് പൊറത്ത്